അത് ടിപ്പുസുൽത്താൻ്റെ ഭരണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ശക്തിയുള്ള ഭരണമായിരുന്നു അതൊന്നും പെട്ടെന്ന് ഒന്നും അടിച്ചമർത്താൻ കഴിഞ്ഞിരുന്നില്ല english കാർക്ക്. എന്നിട്ട് കൂടുതൽ സൈന്യത്തെ ഇറക്കിയിട്ട് ഏർ അടിച്ചമർത്തുകയാ ചെയ്തത് ആദ്യം ഹൈദരാലിയായിരുന്നു ഭരണം അതായത് ടിപ്പുസുൽത്താൻ്റെ പിതാവ് ആഹ് ഓരു രണ്ടാലും നല്ല ശക്തി ഏനു

ഹൈദരാലിയുടെ ഭരണകാലത്ത് english കാര് കുറെ അടിച്ചമർത്താൻ ശ്രമിച്ചു ആദ്യം കുറെ സമാധാന കരാറിൽ ഒപ്പുവച്ചിട്ട് english കാര് നമ്മളെ ഹൈദരാലിനെ പറ്റിച്ചു എന്നിട്ട് ഹൈദരാലിനെ അടിച്ചമർത്തി പിന്നെ ഹൈദരാലി ഏർ മരണപ്പെട്ടു അതിനുശേഷം പിന്നെ അധികാര ഏറ്റെടുത്തത് നമ്മളെ ടിപ്പുസുൽത്താനായിരുന്നു അതായത് ഹൈദരാലിയുടെ മകന് ആഹ് ടിപ്പുസുൽത്താൻ പിന്നീട് ഏർ ടിപ്പുസുൽത്താന് സമാധാന കരാറില് ആദ്യം ഒപ്പിട്ടത് പിന്നീട് ഏർ മറ്റെ ടിപ്പുസുൽത്താൻ അവർക്കെതിരെ നല്ല യുദ്ധങ്ങൾ നടത്താൻ ശ്രമിച്ചു പക്ഷേ english കാര് കൂടുതൽ സൈന്യത്തെ ഇറക്കി ടിപ്പുസുൽത്താനെ വധിച്ചു

ഉം അങ്ങനെ പിന്നെ കുറെ യുദ്ധങ്ങൾ അതായത് പിന്നെ ആ സമയത്ത് ഉണ്ടായ സൈനിക സഹായക വ്യവസ്ഥ അതറിയോ സൈനിക സഹായ വ്യവസ്ഥ എന്ന് പറയുന്നത് മറ്റ് സൈന്യത്തിന് ഓരോ രാജ്യത്തിന് കൊടുക്കുന്നാണ്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി അങ്ങനെ രാജ്യം കീഴടക്കാ അതല്ലേ സൈനിക സഹായക വ്യവസ്ഥ ന്നു പറയണ്‌ ആ അതൽ അങ്ങനെയല്ല ഒരു രാജ്യത്തിൻ്റെ protection നു വേണ്ടിയിട്ട് ഏർ english കാരെ സൈന്യത്തെ അവരുടെ രാജ്യത്തിൻ്റെ തലസ്ഥാനത്ത് നിർത്തും

ഏർ ഒരു ഏർ തലസ്ഥാനത്ത് നിർത്തിയിട്ട് അവരെ ഈ company ടെ അല്ല മറ്റേ സൈന്യത്തിൻ്റെ ചിലവും കാര്യങ്ങളൊക്കെ നമ്മളെ ഏർ രാജ്യങ്ങൾ ആയിരുന്നു നോക്കിയിരുന്നത് ആ നാട്ടുരാജ്യങ്ങൾ നാട്ടുരാജ്യങ്ങൾ ഇത് നോക്കുമ്പോ ഇത് ഈ സൈനിക സഹായക വ്യവസ്ഥയിൽ ന സൈ സൈനികരുടെ ചെലവ് മുഴുവൻ നോക്കുമ്പോൾ നാട്ടുരാജ്യക്കാർക്ക് വൻ നഷ്ടങ്ങൾ സംഭവിച്ചു അവർക്ക് എന്ത്ന്ന് കിട്ടിയില്ലാ ആ ഒരു protection മാത്രെ ഉണ്ടായിരുന്നുള്ളൂ food ഉം സൈ പിന്നെ ആയുധങ്ങൾ അവർക്ക് വേണ്ട എല്ലാ ചെ സംഭവങ്ങളും ഇവര് ഏർ പൈസ സ്വന്തമാട്ടു കയ്യിന്നെടുത്തിട്ട് ചെയ്യണ്ടിയിരുന്നു പൊ ഒരുപാട് നികുതിക്ക് ഇര ആയിരുന്നു നാട്ടുരാജ്യങ്ങള് നികുതി ഒന്നും അടക്കാൻ കഴിയാതെ അവര് ഏർ കൃഷിഭൂമി ഒക്കെ വിറ്റിട്ട് അങ്ങനെയൊക്കെയായിരുന്നു ന ഏർ സൈനികർക്ക് പണം നൽകിയിരുന്നത് അവർക്ക് ഉയർന്ന ശമ്പളം ഉണ്ടായിരുന്നു ആ ശമ്പളം കൊടുക്കാൻ വരെ ഈ നാട്ടുരാജ്യക്കാർക്കായി അവരുടെ സ്ഥലങ്ങൾ വിറ്റിട്ടായിരുന്നു ആഹ് അന്നൊക്കെ നാട്ടുരാജ്യങ്ങൾ നല്ല ഇടങ്ങാറായിനല്ലേ മറ്റേ രാജാക്കന്മാരൊക്കെ നല്ല ഇടങ്ങാറായിരുന്നല്ലേ ആഹ് ഇത് ഇതില് first അംഗമായി ചേർന്നത് മറ്റേ ഹൈദരാബാദിലെ നിസാമായിരുന്നു ഈ സൈനിക സഹായ വ്യവസ്ഥയില് first അംഗമായി ചേർന്ന രാജ്യം എന്നിട്ട് ഇതിൻ്റെ അവസാനത്ത് എന്താ ഉണ്ടായത് പോലും അഹ് ഉം അതായത് ഈ സൈനികരെ ഏർ ഇത് ചെയ്യുന്ന രാജ്യങ്ങളൊക്കെ എന്തൊക്കെരായായത് അത് അവസാനമായിട്ട് ഈ വലിയ് സൈനിക സൈനികർക്ക് ഈ ശമ്പളം അധിക ശമ്പളം ഒന്നും കൊടുക്കാൻ കഴിയാതെ ആയതോണ്ട് ഞങ്ങൾ നാട്ടുരാജ്യങ്ങള് ഈ സൈനിക സഹായ വ്യവസ്ഥ വേണ്ടാന്ന്പറയും പക്ഷെ അതൊന്നും company ക്ക് പറ്റിയിരുന്നില്ല company ഏർ ഏർ ഇവർക്ക് അധികം നികുതിയും കാര്യങ്ങളൊക്കെ ചുമർത്തി നാട്ടുരാജ്യങ്ങളെ ഇല്ലാതാക്കും എന്നിട്ട് ആ നാട്ടുരാജ്യങ്ങള് അയിത്തെ അവിടുത്തെ ആൾക്കാരൊക്കെ ഒഴിവാക്കിയിട്ട് ഓര് english company യോട് കൂട്ടിച്ചേർക്കൽ ആയിരുന്നു ആഹ് അങ്ങനെയൊക്കെയാണ് പിന്നെ ആ സമയത്ത് നടന്നതാണ് ലയന സിദ്ധാന്തം അങ്ങനെ കുറെ യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട് അതായത് ഈ ലയന ഏർ ഇതിൽ പറയുന്നത് രണ്ടു മൂ മൂന്ന് രാ നാട്ടുരാജ്യങ്ങളെ വിഭാഗങ്ങളുണ്ടായിരുന്നു ഒന്ന് company ക്ക് ഏർ company യുടെ അധികാരങ്ങളൊക്കെ അനുസരിച്ച് ഇതാകുന്ന നാട്ടുരാജ്യങ്ങൾ

പിന്നെ ഒരു ഒന്നു പറയുന്നത് company ടെ യാതൊരുവിധത്തിലുള്ള നിയന്ത്രണങ്ങൾക്ക് വിധേയമാകാത്തത് അതായത് company പറയുന്നതൊന്നും അവർ അനുസരിച്ചിരുന്നില്ല പിന്നെ company യുടെ ആ പറഞ്ഞോ പറഞ്ഞോ പറഞ്ഞോ ആ ഇതിലൊന്നാമത്തെ വിഭാഗത്തിൽപ്പെട്ട നാട്ടുരാജ്യങ്ങളിൽ ഭരണാധികാരികൾ ഈ ഇവരെ നാട്ടുരാജ്യങ്ങൾക്കുണ്ടായിരുന്ന പണ്ടുമുതലേ ഉണ്ടായിരുന്ന ഒരു അവകാശിയായിരുന്നു ഈ ദത്തവകാശം അതായത് രാജാവ് മരിച്ചുകഴിഞ്ഞാൽ ദത്തുപുത്രനെ ഏർ ബ് രാജാവായി നിയമിക്കുന്നത് അ ഇന്ത്യയില് പണ്ടു മുതല രാജ സമയത്ത് തന്നെ സ്ഥാപിച്ചു വന്ന ഒരു ഇതായിരുന്നു അത് ഈ east ഇന്ത്യ company എടുത്തു കളഞ്ഞു അതായത് ഈ company ടെ അതീതമായ ജീവിക്കുന്നവർക്ക് ഏർ അതീതമായ ജീവിക്കുന്ന നാട്ടുരാജ്യങ്ങൾക്ക് അവരുടെ പ്രത്യേക അനുമതി ഉണ്ടെങ്കിൽ മാത്രം ഏർ ദത്തു പുത്രനെ എടുക്കാം ന്നുള്ളതായിരുന്നു

അങ്ങനെ പണ്ടത്തെ നാട്ടുരാജ്യങ്ങൾ ഒക്കെ ഭയങ്കര അല്ല east ഇന്ത്യ company നാട്ടുരാജ്യങ്ങൾ ഒക്കെ ഒരുപാട് ദുരിതമനുഭവിച്ചിന് പി ന്നെ ഈ നികുതി അമിതമായ നികുതി ചുമത്തിനു അതിനെക്കുറിച്ച് അറിയോ നികുതി വ്യവസ്ഥ അറിയോ

പിന്നെ അങ്ങനെ മറ്റേ അങ്ങനെ കുറെ ഇടങ്ങേറാവുകയും പിന്നെ പട്ടിണി കാരണം കുറെ കോടിക്കണക്കിനു ആളുകൾ മരിച്ചുപോവുകയും ചെയ്തിട്ടില്ലേ ആഹ് ഈ കർഷകര് നി ഏർ അവരുടെ ഭൂമിക്ക് നികുതി കൊടുക്കേണ്ടിനു ഈ നികുതി കൊടുക്കാൻ ഇല്ലാത്തവര് എന്ത് കാട്ടും ഈ മറ്റേ മുഗൾ ചക്രവർത്തിമാരിൽ നിന്നൊക്കെ ഇത് വാങ്ങും മുതലാളിമാരിന്ന് നികുതി പണം പലിശക്ക് വാങ്ങും എന്നിട്ട് english കാരുടെ നികുതി അടക്കയ്യ ഈ പലിശക്ക് വാങ്ങിയ പണം തിരിച്ചടക്കാൻ ഇല്ലാതെ അവരുടെ സ്ഥലങ്ങളൊക്കെ വിറ്റു ഏർ സ്ഥലങ്ങള് മുഗൾ ചക്രവർത്തിമാര് പിടിച്ചെടുക്കും അതായത് മുതലാളിമാർ പിടിച്ചെടുക്കും പിന്നെ അവർക്ക് സ്വന്തമായി കൃഷി ചെയ്യാൻ ഭൂമി ഇല്ലാതായിട്ട് അങ്ങനെയൊക്കെയാണ് ഈ പണ്ട് കലാപങ്ങൾ ഉണ്ടായത് ഈ കർഷകർക്ക് കൃഷി ഭൂമി ഒക്കെ നഷ്ടപ്പെട്ടിട്ട് ഈ ഏർ ചക്രവർത്തികൾക്കൊക്കെ സമരങ്ങൾ ചെയ്യാൻ തുടങ്ങിയത് ആഹ് അതേമാതിരി പണ്ട് അതായത് ഈ രണ്ട് വിഭാഗക്കാര് ഈ താഴ്ന്ന ജാതിക്കാരിൽ പെട്ട ആദിവാസി വിഭാഗക്കാര് കുറിച്യക്കാർ കുറിച്യരും കുറുമ്പറും ആ ഈ രണ്ടു വിഭാഗത്തിൽപ്പെട്ടവരെ ഈ മലയോര മേഖലയിലേലു കൃഷി ചെയ്തിരുന്നെ അവര് ആ വയനാട്ടില് ഈ നാട്ടുരാജ്യങ്ങലുമായിട്ടൊന്നും ആഹ് അതായത് ഇ ബംഗാളിലു ബീഹാർ ഒറീസ ഈ സ്ഥലങ്ങളിലൊക്കെ

ഇതിനെ ഈ നാട്ടുരാജ്യങ്ങളായിട്ടൊന്നും ഏർ വലിയ ബന്ധങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല ഏർ വയനാട്ടി മലയോര പ്രദേശങ്ങളിൽ കൃഷി ചെയ്തിരുന്നേ ഇവര് ഈ കൃഷി തുടങ്ങുന്ന സമയത്ത് കൃഷി ചെയ്ത് വിളവ് എടുക്കുന്ന ആ സമയം ആവുമ്പോളേക്കും ഈ ന്ന company ത്തെ ആൾക്കാരു വരും east ഇന്ത്യ company ത്തെ അവര് വന്നു ഇവർക്കെതിരെ നല്ല ഉയർന്ന ചുമത്തും അവർ ഈ നികുതി കൊടുക്കാൻ അതുപോലെ ഏർ ലാഭത്തിന്നു നികുതിയൊക്കെ കൊടുക്കും പിന്നീ ഈയൊരു east ഇന്ത്യ company എന്ത് കാട്ടും അധികം നികുതി ഒ നികുതിചുമത്തും ഇവർക്ക് കൊടുക്കാനില്ലാതെയാവും

ഏർ പ്രക്ഷോഭമായിരുന്നു അന്നത്തെ അതൊരു വിപ്ലവമായി മാറി അമ്പും വില്ലും ഒക്കെ ഉപയോഗിച്ച് british കാരെയൊക്കെ ആക്രമിച്ച് ഏർ അവരുടെ രാജ്യങ്ങളൊക്കെ കീഴടക്കി

എന്നിട്ട് പിന്നീട് british കാരു ഊ കൂടുതൽ സൈന്യത്തെ ഇറക്കിയിട്ട് ഏർ മറ്റു നാട്ടുരാജ്യങ്ങളിൽ നിന്നും ഉം ഒക്കെ ആൾക്കാരെ ഇറക്കി നമ്മളെ ഏർ ഈ വിഭാഗത്തെ ഇല്ലാതാക്കി

അങ്ങനെയാണീ പണ്ട് ആദിവാസി വിഭാഗക്കാരെ

നീ ആയിരത്തി അഞ് ആഹ് എണ്ണൂറ്റിഅമ്പത്തിയേഴിലെ വിപ്ലവം അറിയോ

എണ്ണൂറ്റിഅമ്പത്തിയേഴു അതൊന്നു പറഞ്ഞു തരുമോ അത് അനക്ക് ഓർമ്മയുണ്ടോ ആയിരത്തി എണ്ണൂറ്റിയം ആയിരത്തി എണ്ണൂറ്റിഅമ്പത്തിയേഴിലെ വിപ്ലവം ന്നു പറയുന്നത് മറ്റേ എല്ലാരും കൊറേ ചേർന്നിട്ടുണ്ടായ ആ വിപ്ലവത്തിനെയല്ലേ നീയി പറയ്ണെ

ഞാനത് ഒന്ന് എടുക്കട്ടെ എനിക്ക് ഒന്ന് അതിനുമുമ്പ് just എന്നെ അതായത് ഈ യുദ്ധത്തിന് ഉണ്ടായ പ്രധാന കാരണങ്ങൾ എനിക്കറിയാ

phone ഒന്ന് ശെരിക്കു പിടിക്ക് ട്ടോ

കാരണം പറഞ്ഞോ എനിയ്ക്കതിൽ അറിയുന്നതാ കാരണങ്ങൾ അറിയാ അയില് കാരണം പറയണോ ഒന്ന് ഈ അമിത ചൂഷണം അതായത് ഈ താഴ്ന്ന ജാതിക്കാരെ വര് british കാർ നല്ല ചൂഷണം ചെയ്തതിന് പിന്നെ അതേമാതിരിയാണ് ഈ നികുതി വ്യവസ്ഥയും നികുതി അമിത നികുതിയും ചുമത്തിയതൊക്കെ പിന്നെ ഉണ്ടാ പിന്നെ ഉണ്ടായ പ്രധാന കാരണം എന്ന് പറയുന്നത് hello കേൾക്കുന്നുണ്ട് ചെറിയ ചതുമ്പൽ ഉണ്ട് ട്ടോ എൻ്റെ നു കേക്കുന്നു എന്തോ പ്രശ്‌ന clear ആയോ

ഇത് പ്രധാന കാരണം ന്നു പറയുന്നത് ഈ british കാർ ഉപയോഗിച്ചിരുന്ന ഒരു തോക്കുണ്ട് അതായത് enfeild gun

ഇതിൽ ഉപയോഗിച്ചിരുന്നത് ഈ പന്നിയുടെയും അതേമാതിരി പന്നി പശു എന്നിവയുടെഒക്കെ ഈ കൊഴുപ്പുകൊണ്ട് ഉണ്ടാക്കിയ ഒരു ഇതാ ഇത് ഇതായിരുന്നു bullet

ഇത് നമ്മളെ ഈ പന്നി പറയുന്നത് ഈ മുസ്ലിങ്ങൾക്ക് ഹറാമായ കാര്യമല്ലേ അതായെ മുസ്ലിങ്ങൾ നോക്കാത്ത കാര്യമാണ് മുസ്ലിങ്ങൾക്ക് കഴിക്കുകയൊന്നും ചെയ്തിരുന്നില്ല അതേമാതിരി പശുവിനെ ഹിന്ദുക്കൾക്കു ഇതായിരുന്നു അതുകാരണം ഇരു രണ്ട്‌ മുസ്ലിം വിഭാഗക്കാരും ഏർ ഹിന്ദു വിഭാഗക്കാരും ഇതിനെതിരെ വൻപ്രക്ഷോപം നടത്തി ഈ മു മുസ്ലീങ്ങളെ ഹിന്ദുക്കളെയും പണ്ട് ഏർ ബംഗാളി വചനത്തിലൂടെ രണ്ട് ആക്കി വിരി വിഭജിച്ചത് അല്ലായിരുന്നു അവരെ ഒരുമിച്ചുള്ള ശക്തി ആകുമ്പോ ഈ british കാർക്ക് അടിച്ചമർത്താൻ കഴിയാത്ത അത്ര രീതിയിലുള്ള ശക്തിയാകും

വിപ്ലവം ത്തിന് കാരണം തന്നെ ഇതാണ് രണ്ട് വിഭാഗക്കാര് ഒരുമിച്ച് നിന്നപ്പോൾ വൻ ശക്തിയായി അപ്പൊ അതൊരു യുദ്ധത്തിൽനിന്നു മാറിയ വിപ്ലവത്തിലേക്ക് നയിച്ചത് എനിക്കങ്ങനതിൻ്റെ ഇങ്ങനെ കാരണങ്ങൾ അറിയാ പിന്നെ ഇതിൻ്റെ ഫലമായിട്ട് ഇ യുദ്ധത്തിന് വിപ്ലവത്തിൻ്റെ ഫലമായിട്ട് ഉണ്ടായത് ന്ന് പറയുന്നത് അതായത് വിപ്ലവത്തിൻ്റെ ഫലമായിട്ടാണ് ഈ അമിത നികുതി ചുമത്തിയിന്നില്ലേ അതൊക്കെ അതായത് നികുതി വ്യവസ്ഥ എടുത്തു കളഞ്ഞു അതറിയോ

പിന്നെ അനക്ക് എന്തൊക്കെ അറിയാ ഇതില് ഞാൻ ഇനി എനിക്കറിയുന്നത് ഒന്ന് പറഞ്ഞുതരാട്ടോ ഇത് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ പൂർവാദ്യത്തില് british colonial ഭരണാധികാരികൾ നടപ്പിലാക്കിയ ദ്രുതഗതിയിലുള്ള പാശ്ചാത്യവൽക്കരണം ഇന്ത്യയിൽ പൊതുവേ അസ്വസ് അസ്വസ്ഥത ജനകീയ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചുട്ടോ ആയിരക്കണക്കിന് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഇന്ത്യൻ സംസ്കാരത്തെ ഇല്ലാതാക്കി പകരം പാശ്ചാത്യ സംസ്കാരം നടപ്പിലാക്കണമെന്ന് company ഭരണധികാരികളോട് പറഞ്ഞുട്ടോ അങ്ങനെ ഇന്ത്യൻ ജനന ജനമനസ്സുകളിൽ ശക്തമായി ഇങ്ങനെ ഒരു പ്രശ്നം വന്നു ആഹ് ആഹ് അങ്ങനെയൊക്കെ ആണ് അല്ലെ ഈ സന്ദർഭത്തിൽ ആഹ് ഈ സന്ദർഭത്തിലെത്തിക്കാ നാ

അസ്വസ്ഥത ജനകീയമായി കഴിഞ്ഞിരുന്നു ഈ പൊതുബോധം കലാപ ത കലാപക വിഹിതമായി ചില നിയമങ്ങൾ company നടപ്പിലാക്കിയ നടപ്പിലാക്കിയതോടെ ജനങ്ങളുടെ പ്രതിഷേ പ്രതിഷേധം വിപ്ലവ വിപ്ലവ രൂപം ആർജ്ജിക്കുകയും അത് ആയിരത്തിഎണ്ണൂറ്റിഅയ്മ്പത്തിഏഴിൽ ജനകീയ വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു പതിനെട്ടാം നൂറ്റാണ്ടു മുതൽ രാജ്യത്തിൻ്റെ വിവിധഭാഗങ്ങളിൽ company മേധാവിത്തതിനെതിരെ ഉയർന്നു വന്ന ചെറിയ കലാപങ്ങ ളുടെ അന്ത്യതിക വിസ്ഫോടനം ആയിരുന്നു ആയിരത്തിഎണ്ണൂറ്റിഅയ്മ്പത്തിഏഴിലെ കണ്ടത് company സൈന്യത്തിലെ indian വംശജരായ സിപ്പാഹിമാർ എന്നറിയപ്പെടുന്ന ഒരു സൈനിക കലാപം ആരംഭിച്ചതെങ്കിലും തുടർന്ന് ആയിരക്കണക്കിന് കർഷകരും അതുപോലെതന്നെ തൊഴിലാളികളും മറ്റും ചേർന്ന് അത് ഏറ്റെടുത്തു ഒരു വിപ്ലവം ആക്കി മാറ്റും ആയിരുന്നു അത് ആയിരത്തി എണ്ണൂറ്റിഅമ്പത്തി കർഷകരൊക്കെ ഏറ്റെടുത്തിട്ട് ഒരു വിപ്ലവാക്കി മാറ്റി അത് തൊഴിലാളികളൊക്കെ ഏറ്റെടുത്തു

ശേഷം ഉണ്ടായ ഒരു സംഭവമാണ് നമ്മള് ആയിരത്തിഎണ്ണൂറ്റിഅമ്പതിഎട്ടിലെ അത് അറിയോ ആയിരത്തിഎണ്ണൂറ്റിഅമ്പത്തെട്ട് അത് നമ്മളെ പ അതുവരെ ആയിരത്തിഎണ്ണൂറ്റിഅമ്പതിഏഴു വരെ രാജ് ഏർ british കാരുടെ ഭരണമായിരുന്നു company യുടെ ഭരണം ഈ അമ്പതിഎട്ടിലു രാജഭരണമായി അത് ഈ company ഭരണമൊക്കെ എടുത്തു കളഞ്ഞിട്ട് രാജ ഭരണമായി

ആഹ് ഈ company യുടെ ഭരണം എടുത്തു കളഞ്ഞിട്ട് രാജ്ഞിയായിരുന്നു ഭരിച്ചിരുന്നത് ആഹ് ആഹ് അതായത് ഇതിനു നമ്മളെ company അല്ല രാജ്ഞി ഒരു secretary നിർമിച്ചു secretary നെ director നെ director ഉണ്ടായിരുന്നു രാജ്ഞിക്ക്

അഹ് ഈ director റോട് അല്ല ഈ സംഘത്തോട് അതെ മാതിരി ഈ director ക്ക് ഒരു ഇതുണ്ടായിരുന്നു സംഘത്തോട് പറയാതെ തന്നെ നിയമങ്ങൾ നേരിട്ട് ഏർ രാജ്ഞിയോട് പറയാം പ്രത്യേക അവകാശമുണ്ടായിരുന്നു നമ്മളെ director ക്ക് ആഹ് പിന്നെ രാഞ്ജിക്ക് ഈ governor നെയും president നെയും ഒക്കെ നേരിട്ട് നിയമിക്കാനുള്ള അധികാരം വരെയുണ്ടായിരുന്നു അന്നത്തെ രാഞ്ജിക്ക് രാഞ്ജി വന്നപ്പോ രാജഭരണം വന്നപ്പോൾ ഇന്ത്യയില് കുറെ മാറ്റങ്ങൾ

പിന്നീടാണ് ഈ മതത്തിന്റെ പ്രശ്നങ്ങൾ ഒക്കെ വന്നത് മത സാമൂഹിക പ്രസ്ഥാനങ്ങളൊക്കെ ആഹ് അതിലെ ആര്യ ആര്യസമാജം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായില്ലേ ആഹ് ബ്രഹ്മസമാജൊക്കെലേ ആഹ് അതു കൊണ്ടുവന്നത് ആരാണ് ബ്രഹ്മസമാജം കൊണ്ടുവന്നത് ഏർ രാജാറാം മോഹൻ റോയ് ആയിരത്തി എണ്ണൂറ്റി എഴു ഇരുപത്തെട്ടില് ആഹ് ഉം

ആഹ് വിഗ്രഹാരാധനയോടും ബഹുദൈവത്തെ ആരാധനയോടും ഒക്കെ അയാള് അയാള് ഏകദൈവ വിശ്വാസിയായിരുന്നു ആഹ് ഒരു ദൈവത് ഒരു മതത്തിൽ മാത്രം വിശ്വസിക്കും അല്ലെ

ദൈവത്തിൽ മാത്ര അഹ് എല്ലാ മതവും equal ആയിട്ടാണ് കണ്ടിരുന്നേ

പിന്നെങ്ങനെ അതേമാതിരി ആര്യസമാജം ഉണ്ടാക്കി ആര്യ സമാജം കൊണ്ടുവന്നത് നമ്മളെ ആര്യസമാജം കൊണ്ടുവന്നത് ആരാണെന്ന് അറിയോ ഇല്ലില്ല ആഹ് മറ്റേ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എഴുപത്തഞ്ചിൽ ദയാനന്ദ സരസ്വതി അതല്ലേ ആഹ് ദയം ആഹ്

അങ്ങനെ അറിയുന്നില്ല കുറച്ചൊക്കെ അങ്ങനെ അതും ഇതേപോലെ മറ്റേ സതി നിർത്തലാക്കും സ്ത്രീകളുടെ മറ്റേ വിദ്യാഭ്യാസത്തിന് വേണ്ടി എങ്ങാണ്ട് പോരാടുകയൊക്കെ ചെയ്ത അതല്ലേ അത് ആഹ് അതെന്നെ ഞാൻ ഇതൊക്കെ പണ്ട് പഠിച്ചു ഒക്കെ മറന്നു പോയി അയിൻ്റെ ഒരിതാ പിന്നേത് നടന്നതാണ് പ്രാർത്ഥന സമാജം സത്യ സഹോദരി സമാജം സത്യ ഏർ സോ ശോദക സമാജം അറിയോ ജ്യോതിബാഹുലെ കൊണ്ടുവന്ന് അയിൻ്റെ ഇതും സ്ത്രീകളുടെ ഉന്നമനത്തിനു വേണ്ടിയിട്ടായിരുന്നു ആഹ് അത് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസത്തെ കുറിച്ചിട്ടും അതേമാതിരി അവർക്കുള്ള അവകാശങ്ങളെ കുറിച്ചിട്ടും പറഞ്ഞുകൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ english നെ കുറിച്ച് വിദ്യാഭ്യാസം നേടാനുള്ള അവകാശം ഇതില് main ആയിട്ട് ഏർ ജോതിബാഹുലേയക്ക് പിന്തുണ നൽകിയിരുന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്നു പത്‌നി ആഹ് ആഹ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടിറ്റ് ഒരുപാട് college കൾ സ്ഥാപിച്ചിട്ടുണ്ട് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് പഠനത്തിനുവേണ്ടിട്ട് ആഹ് സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് നല്ല പ്രോത്സാഹിപ്പിചിന് അല്ലേ

ശൈശവ വിവാഹം ശിശുഹത്യ ഒക്കെ അയാൾ എതിർത്തിരുന്നു ആഹ്

ആഹ് ശ്രീാരായണഗുരു അല്ലെ ഒരു ദൈവം ഒരു ദൈവം ഒരു മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞാ

ഒരു ജാതി ഒരു ദൈവം മനുഷ്യന് ആഹ് അത് ശ്രീനാരായണഗുരു ഒരു ദൈവത്തിൽ മാത്രമേ വിശ്വസിച്ചിരുന്നു ഏക ദൈവ വിശ്വാസി ആയിരുന്നു എല്ലാ മതത്തെയും വിശ്വസിച്ചിരുന്നു

അയാള് തികഞ്ഞ ഒരു സന്യാസിയായിരുന്നു പിന്നെ സാമൂഹിക മതപരിഷ്കരണ പ്രസ്ഥാനത്തിൻ്റെ ഏർ കേരളത്തിലെ പങ്കുകൊണ്ടു വന്നത് ശ്രീനാരായണഗുരു ആണ്

ഉം പിന്നെ ശ്രീനാരായണഗുരു ഒരു കവിയായിരുന്നു പിന്നെ പ്രായോഗിക ചികി ഏർ ആയിരുന്നു പിന്നെ അധ്യാപകനായിരുന്നു ആ ശ്രീനാരായണഗുരു അധ്യാപകനായിരുന്നുല്ലേ ജനിച്ചത് എവിടെയാന്നറിയോ എവിടെയാണ് തിരുവനന്തപുരത്ത് ചെമ്പഴന്തി ഗ്രാമത്തിൽ ഒരു സാധാരണ ഈഴവ കുടുംബത്തിൽ ജനിച്ചു സാധാരണ കുടുംബത്തിൽ ജനിച്ചു

എനിക്ക് നല്ലൊരു അറിവായിട്ടാണിത് ക് കിട്ടിയത് അതുപോലെ തന്നെ നമുക്ക് ഇത് ഇങ്ങനെ wind up ചെയ്യാ ഇനി ഇനിട്ടോ പ്പോ നിർത്തുവാണു നന്ദി നമസ്കാരം നന്ദി നമസ്കാരം okay thank you എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇവിടെ സംസാരിക്കാൻ പോകുന്നത് അർജന്റീനിയുടെ ലോക കപ്പ് വിജയങ്ങൾ കുറിച്ചാണ് ആയിരത്തിത്തൊള്ളായിരത്തി എഴവത്തിട്ടിലെ അർജന്റീനിയൻ വിജയത്തിന്റെ ശോഭ കെടുത്തിയ ഇതിലെക്കെതിരെയുള്ള ആരോപണങ്ങളുടെ അപമാനമേറ്റീരുന്ന അർജന്റീനിയൻ ജനതയും കളിക്കാരും ആ പാപകറ കഴുകിക്കളയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ആറിലെ ലോക കപ്പ് വീഴ്ത്തിക്കൊണ്ടാണ് അതെന്നും മനുഷ്യ നിക്കുന്ന മർഡോണാ എന്ന മനുഷ്യനുലൂടെയായിരുന്നു ബ്രിട്ടൻ പോപ്പ് land ദ്വീപ് തിരിച്ചുപിടിച്ച ശേഷം ദ്വീപിൽ ചിതറി കിടന്ന അർജന്റീനിയൻ പട്ടാളക്കാരുടെ Helmet കളുടെയും ശരീര ഭാഗങ്ങളുടെയും ചിതറിയ ചിത്രം അവരുടെ സ്മരണകളെ ജ്വലിപ്പിച്ചു Spanish club ബാർസിലോണ ഇലെ തൊഴിലാളി ഇലെക് വിറ്റു ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും തകർന്ന അർജന്റീനയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ world cup മത്സരങ്ങൾക്കായി മെക്സിക്കോയിൽ എത്തുന്നത് അത് വെറും കാൽപന്ത് കളിക്കുള്ള വരവ് മാത്രമായിരുന്നില്ല അപ്പോഴേക്കും ഒന്നുമല്ലാതെയായിരുന്ന നെപ്പോളിയൻ ഡീഗോ കാൽപന്ത് കളി ഉയരങ്ങളിൽ എത്തിച്ചു കഴിഞിരുന്നു നേപ്പിൾസിലെ മനുഷ്യരെ പ്രമുകൾക്കെതിരെയും

നിരന്തരം മത്സരിച്ചു കൂടുതൽ തന്ത്രശാലിയായ Forward ആയി അദ്ദേഹം മാറി കഴിഞിരുന്നു മറഡോണ ആയിരുന്നു captain മർഡോണ മർഡോണ വാൽഡറാണോ team ന്റെ കരുത്തായിരുന്നു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

ഇരു team കൾക്കും തോറ്റു തു കു തോറ്റു കൂടാ പക്ഷേ knock out round ആയതു കൊണ്ട് ഒരു team തോൽക്കാതെ വയ്യ June ഇരുവത്രണ്ടിനായിരുന്ന മത്സരം gallery ലെ അന്തരീക്ഷം

എന്ന വിക്യാൻ striker ഉടെ നേതിത്രത്തിലുള്ള english team ശക്തമായിരുന്നു മത്സരത്തിന്റെ ആദ്യപകുതി goal രഹിതമായി മായി മായി രണ്ടാം പകുതീലെ അഞ്ചാം minute ൽ english പ്രതിരോധം തുടിച്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 മറഡോണ പന്ത് തലയിലേക് കുത്തി ഇട്ടു മറഡോണ കൈ കൊണ്ടാണ് പന്ത് കുത്തിയതെന് പറഞ്ഞു ഷിൽട്ടർ ബഹളം വെയ്ക്കുന്നുണ്ടായിരുന്നു എന്നാൽ tunisia കാരനായ referee കാണികളും കരുതിയത് തല കൊണ്ടാണ് പന്ത് തട്ടിയത് എന്ന് തന്നെയായണുന്നു referee goal വിധിച്ചു എന്നാൽ നാല് minute ന് ശേഷം മർഡോണാ നേടി അടുത്ത goal അതി മനോഹരമായിരുന്നു അഹ് അത് ആദ്യ goal ന്റെ പാപ കറ കഴുകി നടുവരയുടെ അരികിൽ നിന്നും പന്തുമായി കു കുതിച്ചു മൂന്ന് english കാരെ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 ആയ Uruguayan journalist ആയ വിക്ടർ ഹ്യൂഗോ മൊറാലസ് അതിനെ goal ഇനൊപ്പം നിക്കുന്ന ഒരു കവിതയാക്കി അതിങ്ങനെ ആയിരുന്നു അവർ ഡിഗോയ്ക് നൽകാൻ ഒരുങ്ങുന്നു ഇപ്പോൾ പന്ത് അയാളുടെ ടെ കയ്യിലാണ്

ഒന്ന് നോക്കി പക്ഷേ പന്ത് ആയാളുടെ കാലിൽ തന്നെ ദൈവമേ എന്തൊരു പ്രധിബയാണ് അയാൾ ന്തൊരു പ്രതിപ പ്രതിപയാണയാൽ എന്തൊരു പ്രതിപയണയാൽ അതാ അവിടിടെ അതാ അവിടിടെ അതാ അവിടെ അതാ അവിടെ അതാ അവിടെ goal goal ന്റെ ദൈവമേ എനിക്ക് കരയണം foot ball വിജയ്കപെട്ട അതിമനോഹരമായൊരു goal ഡിയാഗോ മറഡോണ ഇതെന്നെ കരയിപ്പിച് ക്കുന്ന കരയിപ്പിക്കുന്ന കരയിപ്പിക്കുന്നു നീ എന്നോട് പൊറുക്കുക ഇതെന്നെ കരയിപ്പിക്കുന്നു നീ എന്നോട് പൊറുക്കുക എല്ലാ കാലത്തെയും മികച്ച goal